എ രണ്ട് നിലയുള്ള വെള്ള കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു വല്യ കെട്ടിടമാണ് ചിത്രത്തിൽ.

അഹ് കടല വേവിച്ചതും അതിനു തൊട്ടടുത്തായി അത് വ് വിളമ്പി ഒരാൾക്ക് കൊടുത്തിരിക്കുന്നതും ഫോട്ടോ ആണ് ഇത്.

ഈ കടല വേവിച്ചൻ്റെ തൊട്ടടുത്തായിട്ട് കുറെ സ്പൂണുകളും ഇത് വിളമ്പി കൊടുക്കാനുള്ള ഒരു സ്പൂണും തൊട്ടടുത്തായി ഒരു ഏഹ് തൂക്കുപാത്രവും കാണാം.

പലരും പല രീതിയിലുള്ള യൂണിഫോം ധരിച്ചിരിക്കുകയും അവരുടെ കലയിൽ പല രീതിയിലുള്ള വർക്കുകളുമാണ് കാണുന്നത്.

ഏഹ് കൂടുതൽ സ്ത്രീകളും സാരിയും പുരുഷന്മാർ ഷർട്ടും പാന്റും മിട്ടേക്കുകയും തൊട്ടു മേളില് ഒന്നിലധികം ഫാനുകളുമുണ്ട് .

ഇതിനെല്ലാം പിന്നിലായി കുറച്ചു പുരുഷന്മാർ കൂട്ടം കൂടി നിന്ന് എന്തോ കാര്യമായി സംസാരിക്കുന്നുമുണ്ട്.

ത് ഈ ശിൽപ്പത്തിന് ചുറ്റുമായി പല പൂക്കളുടെ ആകൃതിയിലുള്ള ബോഡറുകളുണ്ട് .

ആ മനുഷ്യന്മാർ അല്ലാണ്ട് മൃഗങ്ങളായിട്ടുള്ള കുതിരയും മയില് മയിലെന്നു തോന്നുന്ന തരത്തിലുള്ള രൂപങ്ങളും കാണാം.

ഒരു കോഫി സ്റ്റോളിൽ നിന്നും ചായ വാങ്ങിച്ചു കുടിക്കുന്ന ഒരാളും ചായ കൊടുക്കുന്ന ഒരാളും ആണ് ചിത്രത്തിൽ.

ഇവർക്ക് രണ്ടുപേർക്കും പിന്നിലായി വേറെ രണ്ടുപേർ എന്തോ ആലോചിച്ച് കൊണ്ടിരിക്കുകയും ആ ഏഹ് ഫ്ലെക്സിലായി കോഫി സ്റ്റാൾ എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുകയും ചെയ്യുന്നു.

ആ ഈ വ ശ് കോഫി സ്റ്റോള് ഒരു മുള കൊണ്ടുള്ള തൂണും കറുപ്പ് ഷീറ്റും കൊണ്ടുള്ളതാണ്.

ചുവന്ന കസേരകൾക്ക് പോ പോരാതെ ഒരു തടി കസേര ജനലിനോട് ചേർന്നായി കിടക്കുന്നുണ്ട്.

ഇതിന്റെ മേളിലായി ഒരു കുപ്പിയിൽ വെള്ളമോ മറ്റോ നിറച്ചിരിക്കുകയും അതിൽനിന്നും ഒരു വയർ വെളിയിലേക്ക് പോയിട്ടും ഉണ്ട്.

ആ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഭിത്തിയിൽ മിക്കി മൗസും തൊട്ടപ്പുറത്തെ ഭിത്തിയിൽ ഒര് ഷെഫ് നിൽക്കുന്നുണ്ട്.

ഓരോ കെട്ടിടത്തിലും വിവിധ തരത്തിലുള്ള എ_സി കൾ നമുക്ക് കാണാൻ പറ്റും.

ആ പിറകിൽ ഏഹ് കർട്ടൻ ഉണ്ട് കെറ്റിൽ ഉണ്ട് കെറ്റിലിന്റെ അടുത്ത് കുറച്ച് ഗ്ലാസുകൾ ഉണ്ട്.

ആ ഈ കെറ്റിൽ വെച്ചിരിക്കുന്ന ഡെസ്കിൻ്റെ താഴെയായി ഒരു വേസ്റ്റ് ബിന്നും തൊട്ടപ്പുറത്തായിട്ടുള്ള കതവ് തൊറന്നും കിടക്കുന്നൊ --

ചിത്രത്തിൽ കുറെ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളും അവ വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്.

ഇതിൻ്റെ പിന്നിലായിട്ടു ഒരു പച്ച വിരിപ്പിൽ നാല് കെട്ടിടം നാല് നില കെട്ടിടം മറച്ചിട്ടുമുണ്ട്.

ഈ ടൂറിസ്റ്റ് ബസ് ഇൽ ഓം ട്രാവൽസ് എന്ന് എഴുതിയിൽക്കുകയും ഏഹ് ചുവന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയും ചെയ്യുന്നു.

ഹോട്ടൽ ഇൻ്റെ പെരിഡ് പേര് ഇംഗ്ലീഷിലും കന്നടയിലും ഹോട്ടൽ ഗേറ്റ് വേ കർണാടക എന്ന് എഴുതിയിട്ടുണ്ട്.

തൊട്ടു ഫ്രണ്ടി ലായി രണ്ട് ആളുകളും രണ്ട് സ്ത്രീകൾ രണ്ട് ആണുങ്ങളും രണ്ട് സ്ത്രീകളും അതിന് തൊട്ട് ഫ്രണ്ടി ലായി വിരിപ്പും കാണാം.

ഒരു ട്രോളിംഗ് റോഡ് ഇല് ആ നിരന്ന് കിടക്കുന്ന ടെമ്പോകളാണ് ഈ കാണുന്നത്.

ടെമ്പോകളുടെ സൈഡിലായിട്ട് ഡെവൈഡർ മഞ്ഞ കറുപ്പ് എന്നീ പെയിൻ്റടിച്ച ഡിവൈഡർ കാണാൻ പറ്റും.

ഈ പഴങ്ങളെല്ലാം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കുറച്ച് ആളുകളും ആ അതിൽ ഒരാള് ഏഹ് സൈക്കിളിലുമാണ് വന്ന് നിൽക്കുന്നത്.

ഈ പയ്യന് പിന്നിലായിട്ട് മഞ്ഞ ഷർട്ടും ആഹ് ആഹ് കറുത്ത പാന്റും ഇട്ടേക്കുന്ന ഒരാളും കൊറെ കസേരകളും കാണാം.

ഈ നിക്കുന്ന പയ്യൻ നീല വെള്ള കറുത്ത പാൻറ് എന്നിവയാണ് കളർ കോമ്പിനേഷൻ ആയി ധരിച്ചിരിക്കുന്നത്.

ഈ വീടിനു മുന്നിലായി ഒരു കാറും അതിൻ്റെ ഇപ്പറത്തായിട്ട് ഒന്നിലധികം പോസ്റ്റുകളും ഉണ്ട്.

ഇതിനു മേളിലായിട്ടുള്ള മലയിൽ ഒരുപാട് ചെടികളും കാടും ഇലകളും നമുക്ക് കാണാനായി കഴിയും.

ഇതിൻ്റെ പിന്നില് കുറെ പച്ചപ്പും തറയിൽ മണലുമുണ്ട്.

ആ അ ഈ വേലിക്കപ്പുറം മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ ച മരം മരവും തൊട്ടപ്പുറത്തായി പച്ച ഷീറ്റ് ഉം കാണാം.

കുട്ടികളിൽ ഒരാൾ മഞ്ഞ മഞ്ഞയും കറുപ്പും അടങ്ങിയ ടി ഷർട്ടും കറുത്ത പാൻ്റും ധരിച്ചിരിക്കുന്നു.

അഹ് ഈ ട്രാവൽസ് ഇന്റെ തൊട്ട് ബേക്ക് ഇൽ ആയി തേയില തോട്ടം എന്ന് തോന്നുന്ന രീതിയില് വേലിക്കപ്പുറം കാണാം.

പാലത്തിൽ ആണെങ്കിൽ വാഹനങ്ങൾ ഒന്നും ഇല്ലാണ്ട് വ ബി വളരെ വിജനമായ ഒരു പാലമാണ് കാണാൻ പറ്റുന്നത്.

ഈ വെള്ള ധ വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്തീകളുടെ മ് മുഖത്തെല്ലാം മാസ്ക് ഉണ്ട്.

പശുവിന് മൂക്കുകയറും കഴുത്തിലായിട്ട് ശംഖുകൊണ്ടുള്ള മാലയും ധരിച്ചിട്ടുണ്ട്.

ആഹ് ഇതിന് മേ പിറകിലായിട്ട് കാണുന്ന വീട് ഏഹ് ചുമന്ന ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതും തറ ആഹ് സിമൻറ് കൊണ്ട് പൂശിയതുമാണ്.

ഒരു തെരുവ് വീഥി തൂത്ത് വൃത്തിയാക്കുന്ന ഒരാളും പരിസരവുമാണ് ഇവിടെ.

തൊട്ടടുത്തായി പാക്കിംഗ് കവറി ലായിട്ട് വിരിപ്പോ ബെഡ്ഷീറ്റോ എന്തോ അടുക്കി വെച്ചിട്ടുണ്ട്.

സീലിങ്ങ് ഇലായി എ_സി യും ചെറിയ ചെറിയ ലൈറ്റ് കളും ബലൂണും അലങ്കരിച്ചിട്ടുണ്ട്.

ഏഹ് ദ ജിം ഇൻ്റെ ആവശ്യത്തിനുള്ള പല ഉപകരണങ്ങൾ പല രീതിയിൽ ഏഹ് അലങ്കരിച്ചിട്ടുണ്ട്.

ആ ബാറ്റയുടെ ഷോറൂമും എം_എസ് സാരീസ് ഇൻ്റെ ഷോറൂമും പിന്നെ തൊട്ടടുത്ത് സിനിമ തീയേറ്ററും കാണാൻ കഴിയും.

മൂന്നാല് ഓട്ടോകളും രണ്ടുമൂന്നു ബൈക്കുകളും അതിൽ ഒരുപാട് യാത്രക്കാരെയും കാണാം.

നീല മഞ്ഞ വയലറ്റ് റോസ് ഓറഞ്ച് എന്നീ നിറത്തിലുള്ള കർട്ടനുകളാണ് സ്റ്റേജ് ഇൽ അങ്ങിങ്ങായി നിരത്തിയിരിക്കുന്നത്.

പയ്യന്മാരിൽ കൊറച്ചുപേർ ഇരിക്കുകയും കൊറച്ചുപേർ നിക്കുകയും എന്തോ കാര്യം ചർച്ചയായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊണ്ട്.

ആ മുതല കണ്ണടചുറങ്ങുകയും അതിൻ്റെ എം ഇപ്പറത്തായിട്ട് മഴ പൊടിയുകയും ചെയുന്നു.

ആ ഗിഫ്റ്റ് വാങ്ങുന്ന കു പെൺകുട്ടികളുടെ പ്രായവ്യത്യാസവും പ്രായം കൂടിയ ഒരു സ്ത്രീ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നത്.

അവന് പിന്നിലായി വെള്ള ഷർട്ടും നീല ജീൻസ് പാൻ്റും ഇട്ട കുറേ പയ്യൻമാരും അതിനു പിന്നിലായി കുറേ എഹ്‌ ജിം ഇലെ സാധനങ്ങളും ഉണ്ട്.

ആഹ് പണി നടക്കുന്ന ഒരു വീടിൻ്റ തറക്കല്ല് മാത്രമിട്ട ചിത്രമാണ് എഹ് ഇത്.

ഈ തറകല്ല് മാത്രമിട്ട കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് ഒരാൾ കയ്യിൽ ബേഗും ഫോണുമായിട്ട് നിൽപ്പുണ്ട്.

ഏ ഈ കെട്ടിടത്തിന് പിന്നിലായി വേറൊരു വീടിന്റെയും പണി നടക്കുന്നതായിട്ട് കാണാനും ഈ വീട്ടില് കൊറെ തൂണുകളും ഉണ്ട്.

ഈ കുട്ടികളിൽ മഞ്ഞനിറത്തിലുള്ള ബനിയൻ ഇട്ടതും ഒ ചൊവന്ന നിറത്തിലുള്ള പയ്യ ബനിയൻ ഇട്ട കുട്ടിയെയും കാണാം.

ഒരു വലിയ നദി നോക്കി നിക്കുന്ന ഒരാളാണ് ചിത്രത്തിൽ.

അയാളുടെ തലയിൽ തൊപ്പിയും പുറത്ത് ജാക്കറ്റും കാലില് പാൻ്റും ഇട്ടിട്ടുണ്ട്.

ആ വെ വെള്ളത്തിന് ഒരു പച്ച കളറും സ്റ്റെപ്പ് ഇന് ഒരു മ മ മണ്ണ് പറ്റി ഒരു ചായ കളറും മ് കാണാൻ പറ്റും.

വളരെ വൃത്തിയുള്ള ധാരാളം ഡെസ്ക് ഉം ബെഞ്ച് ഉം എ നിറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് മുറിയാണ് കാണുന്നത്.

തൊട്ട് സൈഡ് ഇനായി ഒരു കാർബോഡ് ഇൽ നിറച്ചും അ പേപ്പറും അ വർണ്ണ കടലാസും കൊത്തിയിരികുന്നതും കാണാം.

ട്ട് ഫ്രണ്ട്‌ ഇലായി നിൽക്കുന്ന രണ്ട് മാമന്മാര് പ്രാർത്ഥിക്കുകയും രണ്ടു മാമിമാര് ആകാശത്തോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊണ്ട്.

അങ്ങിങ്ങായി കൂട്ടം കൂടിയും ചിലയിടത്ത് ഒറ്റപ്പെട്ടും കാണപ്പെടുന്നു.

ആഹ് ചിത്രത്തിൽ ഫെഡറൽ ബാങ്ക് എ_ടി_എം ഉം അതിൻറെ ചുറ്റുപാടുമാണ് കാണാൻ കഴിയുന്നത് ആ --

മീപത്തായി ട്രൈനിറ്റി കോളേജ് ഓഫ് കോമേഴ്സ് എന്ന പേരിലുള്ള സ്ഥാപനം കാണാൻ പറ്റും.

മതിലിനോട് ചേർത്ത് മറ്റൊരു കെട്ടിടവും പച്ച പുല്ലിന്റെ ഏഹ് ഏഹ് ഒരു മരവും കാണാൻ കഴിയും.